Linuxലെ വർക്കിങ് വിത്ത് റെഗുലർ ഫൈൽസ് എന്ന സ്പൊകെൻ റ്റുറ്റൊരിയലിലേക്ക് സ്വാഗതം
Filesഉം directoriesഉം ചേരുന്നതാണ് ലിനക്സ് ഫൈൽ സിസ്റ്റം
മുൻപത്തെ റ്റുറ്റൊരിയലിൽ ഡയറക്ടറീസ് എങ്ങനെയാണു പ്രവര്ത്തിപ്പിക്കുന്നത് എന്ന് കണ്ടതാണ്
ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ആ റ്റുറ്റൊരിയൽ കാണാം
ഇവിടെ പഠിക്കുന്നത് റെഗുലർ ഫൈൽസ് കൈകാര്യം ചെയ്യുന്നത്
മറ്റൊരു റ്റുറ്റൊരിയലിൽ എങ്ങനെ ഒരു ഫയൽ കാട്ട് കമാൻഡ് ഉപയോഗിച്ച് സൃഷ്ടിക്കും എന്ന് കണ്ടു
കൂടുതൽ വിശദാംശങ്ങൾക്ക് ഈ വെബ്സൈറ്റ് സന്ദര്ശിക്കുക
ഒരു സ്ഥലത്ത് നിന്ന് ഫയൽ മറ്റൊരു സ്ഥലത്തേക്ക് എങ്ങനെ കോപ്പി ചെയ്യാം എന്ന് നോക്കാം
ഇതിനായി നമുക്ക് സിപി കമാൻഡ് ഉണ്ട്
എങ്ങനെയാണു ആ കമാൻഡ് ഉപയോഗിക്കുന്നത് എന്ന് കാണാം
ഒരു ഫയൽ കോപ്പി ചെയ്യാൻ നമുക്ക് ടൈപ്പ് ചെയ്യാം സിപി സ്പേസ് ഒന്നോ അതിലധികമോ OPTION
സ്പേസ് സോർസ് ഫയലിന്റെ പേര് സ്പേസ് ദെസ്റ്റിനെഷൻ ഫയലിന്റെ പേര്
ഒന്നിൽ കൂടുതൽ ഫയലുകൾ ഒരേ സമയം കോപ്പി ചെയ്യാൻ നമ്മൾ എഴുതും സിപി സ്പേസ് ഒന്നോ അതിലധികമോ OPTIONസോർസ് ഫയലിന്റെ പേര്
കോപ്പി ചെയ്യണ്ട ഫയലുകൾ കൂടാതെ ഡെസ്റ്റിനേഷൻ DIRECTORYയുടെ പേര് എവിടെയാണോ ഇ ഫയലുകൾ കോപ്പി ചെയ്യപ്പെടേണ്ടത്
ഒരു ഉദാഹരണം നോക്കാം ആദ്യം ടെർമിനൽ തുറക്കുക
ടെസ്റ്റ്1 എന്ന് പേരുള്ള ഒരു ഫയൽ ഹോം ഡയറക്ടറിയിൽ നമുക്കുണ്ട്
test1ൽ എന്താണ് എന്ന് കാണാൻ കാട്ട് ടെസ്റ്റ്1 എന്ന് ടൈപ്പ് ചെയ്തിട്ട് enter അമർത്തുക
test1ൽ എന്താണ് എന്ന് കാണാം അത് മറ്റൊരു ടെസ്റ്റ് 2 എന്ന ഫയലിലേക്ക് കോപ്പി ചെയ്യാൻ സിപി ടെസ്റ്റ്1 ടെസ്റ്റ്2 എന്ന് ടൈപ്പ് ചെയ്തു enter അമർത്തുക
ഇപ്പോൾ ഫയൽ കോപ്പി ചെയ്യപ്പെട്ടു
ടെസ്റ്റ്2 ഇല്ല എന്നുണ്ടെങ്കിൽ ആദ്യം അത് സൃഷ്ടിക്കണം
എന്നിട്ട് test1ലെ കണ്ടെന്റ് കോപ്പി ചെയ്യുക
അഥവാ അത് ഉണ്ടെങ്കിൽ ഓവർ റൈറ്റ് ചെയ്യപ്പെടുന്നു
കോപ്പി ചെയ്തു ഫയൽ കാണാൻ കാട്ട് ടെസ്റ്റ്2 എന്ന് ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
വ്യത്യസ്ത directoryകളിലേക്കും directoryയിൽ നിന്നും ഫയലുകൾ കോപ്പി ചെയ്യാം
ഉദാഹരണത്തിന് ടൈപ്പ് ചെയ്യുക സിപി homeanirbanarcdemo1 homeanirbandemo2 എന്നിട്ട് enter
ഇത് എന്തെന്നാൽ ഫയൽ ഡെമോ1 സോർസ് ഡയറക്ടറി homeanirbanarc ൽ നിന്ന് homeanirban എന്ന ഡെസ്റ്റിനേഷൻ directoryലേക്ക് ഡെമോ2 എന്ന പേരിൽ കോപ്പി ചെയ്യുന്നു
ഡെമോ2 കാണാൻ ടൈപ്പ് ചെയ്യുക എൽഎസ് സ്പേസ് homeanirban എന്നിട്ട് enter അമർത്തുക
ഡെമോ2 കാണാം
മുന്നോട്ട് പോകുന്നതിനു മുൻപ് നമുക്ക് സ്ക്രീൻ ക്ലിയർ ചെയ്യാം
ടെസ്ടിനെഷൻ ടയരക്റ്റെറിയിൽ നിങ്ങൾക്ക് ഇതേ പേരിൽ ഫയൽ വേണമെങ്കിൽ ഫയൽ നെയിം സൂചിപ്പിക്കരുത്
ഉദാഹരണത്തിന് ടൈപ്പ് ചെയ്യുക സിപി homeanirbanarcdemo1 homeanirban എന്നിട്ട് enter
ഇത് വീണ്ടും homeanirbanarc എന്ന് കാണിക്കുന്ന ഡെമോ1 ഫയൽ ടയരക്റ്റെറി homeanirban directoryലേക്ക് കോപ്പി ചെയ്യുന്നു ഡെമോ 1 എന്ന പേര് തന്നെ ആകും
മുൻപത്തെ പോലെ ഡെമോ 1 കാണാൻ ടൈപ്പ് ചെയ്യുക എൽഎസ് homeanirban എന്നിട്ട് enter അമർത്തുക
നിങ്ങൾക്ക് ഡെമോ 1 ഫയൽ കാണാം
വീണ്ടും മുന്നോട്ട് പോകുന്നതിനു മുൻപ് നമുക്ക് സ്ക്രീൻ ക്ലിയർ ചെയ്യാം
ടെസ്ടിനെഷൻ ഫയലിന്റെ പേര് കൊടുക്കണ്ടാത്ത മറ്റൊരവസരം ഒന്നിൽ കൂടുതൽ ഫയലുകൾ കോപ്പി ചെയ്യണ്ടപ്പോഴാണ്
നമ്മുടെ ധാരണ ഹോം ടയരക്റ്റെറിയിൽ മൂന്നു ഫയലുകൾ ഉണ്ടെന്നാണ് ടെസ്റ്റ്1 ടെസ്റ്റ്2 ടെസ്റ്റ്3
ഇപ്പോൾ ടൈപ്പ് ചെയ്യുക സിപി ടെസ്റ്റ്1 ടെസ്റ്റ്2 ടെസ്റ്റ്3 homeanirbantestdir എന്നിട്ട് enter അമർത്തുക
ഇത് പേര് മാറ്റാതെ മൂന്ന് ഫയലുകളും ടെസ്റ്റ്1 ടെസ്റ്റ്2 ടെസ്റ്റ്3 എന്ന് ടയരക്റ്റെറി homeanirbantestdirയിലേക്ക് കോപ്പി ചെയ്യുന്നു
ഈ ഫയലുകൾ കോപ്പി ചെയ്തതാണെന്ന് നിങ്ങൾക്ക് കാണാം
ടൈപ്പ് ചെയ്യുക എൽഎസ് homeanirbantestdir എന്നിട്ട് enter
ടെസ്റ്റ്1 ടെസ്റ്റ്2 ടെസ്റ്റ്3 എന്നിവ ഡയറക്ടറിയിൽ ഉള്ളതായി നിങ്ങൾക്ക് കാണാവുന്നതാണ്
cpയോടു കൂടി പോകുന്ന ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട്
ഇവിടെ നമുക്ക് പ്രധാനപെട്ടവ മാത്രം നോക്കാം
നമുക്കാദ്യം സ്ലയ്ടുകളിലെക് തിരിച്ചു പോകാം
ഓപ്ഷനുകളിൽ വലിയ R ആണ് പ്രധാനപെട്ടത്
ഇത് ഡയറക്ടറിയിലുള്ള എല്ലാ ഉള്ളടക്കങ്ങളെയും കോപ്പി ചെയ്യുന്നു
നമുക്കൊരു ഉദാഹരണം നോക്കാം
ടെസ്റ്റ്ഡിർ ഡയറക്ടറിയിലെ എല്ലാ ഉള്ളടക്കങ്ങളും ടെസ്റ്റ് എന്ന ഡയറക്ടറിയിലേക്ക് കോപ്പി ചെയ്യാം
അതിനായി ടൈപ്പ് ചെയ്യുക സിപി ടെസ്റ്റ്ഡിർ ടെസ്റ്റ് എന്നിട്ട് എന്റർ
ഔട്പുട്ട് മെസ്സേജിൽ നിങ്ങൾ കാണുന്നതു പോലെ സാധാരണയായി എന്തെങ്കിലും ഉള്ളടക്കം ഉള്ള ഒരു ഡയറക്ടറി സിപി കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല
പക്ഷെ നമുക്കിത് R ഓപ്ഷൻ ഉപയോഗിച്ച് പറ്റും
ഇപ്പോൾ ടൈപ്പ് ചെയ്യുക സിപി R ടെസ്റ്റ്ഡിർ ടെസ്റ്റ് എന്നിട്ട് എന്റർ അമർത്തുക
ഫയലുകൾ ഇപ്പോൾ കോപ്പി ചെയ്യപെട്ടു നിലവിലുള്ള ടെസ്റ്റ് ഡയറക്ടറി കാണാൻ ടൈപ്പ് ചെയ്യുക എൽഎസ് എന്നിട്ട് എന്റർ അമർത്തുക
ടെസ്റ്റ് ഡയറക്ടറി കാണുന്നതിനാൽ നമുക്ക് സ്ക്രീൻ ക്ലിയർ ചെയ്യാം
ടെസ്റ്റിലെ ഉള്ളടക്കം കാണുന്നതിനായി ടൈപ്പ് ചെയ്യുക എൽഎസ് ടെസ്റ്റ് എന്നിട്ട് എന്റർ അമർത്തുക
നിങ്ങൾക്ക് ടെസ്റ്റ് ഡയറക്ടറിയിലെ ഉള്ളടക്കം കാണാൻ കഴിയും
സ്ലയ്ടുകളിലേക്ക് തിരിച്ചു പോകാം
നേരത്തെ ഉള്ള ഒരു ഫയലിലെക്കാണ് നമ്മൾ ഒരു ഫയൽ കോപ്പി ചെയ്യുന്നതെങ്കിൽ അത് അതിന്റെ മുകളിലേക്ക് കോപ്പി ചെയ്യപ്പെടുന്നു
നമ്മളിപ്പോൾ അശ്രദ്ധയോടെ പ്രധാനപെട്ട ഒരു ഫയലിന്റെ മുകളിലേക്കാണ് കോപ്പി ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും
ഇതുപോലുള്ളവ ഉണ്ടാകാതിരിക്കാൻ ഉള്ളതാണ് b ഓപ്ഷൻ
ഇത് നിലവിലുള്ള ഓരോ ടെസ്ടിനെഷൻ ഫയലിന്റെയും ബാക്ക് അപ്പ് ഉണ്ടാക്കുന്നു
നമുക്ക് i ഇന്റെറാക്റ്റിവ് ഓപ്ഷനും ഉപയോഗിക്കാം ഇത് ഏതെങ്കിലും ടെസ്ടിനെഷൻ ഫയലിന് മുകളിൽ കോപ്പി ചെയ്യുന്നതിന് മുൻപ് മുന്നറിയിപ്പ് നല്കും
നമ്മുക്കിനി എംവി കമ്മാണ്ട്സ് എങ്ങനെ പ്രവർത്തിക്കും എന്ന് നോക്കാം
ഇത് ഫയലുകൾ നീക്കുന്നതിന് ഉപയോഗിക്കുന്നുഎങ്ങനിതു ഉപയോഗകരമാകും
ഇതിനു മുഖ്യമായ രണ്ടു ഉപയോഗങ്ങളുണ്ട്
ഒരു ഫയൽ അല്ലെങ്കിൽ ഡയറക്ടറിയുടെ പേര് മാറ്റാൻ അത് ഉപയോഗിക്കുന്നു
ഇത് ഒരു കൂട്ടം ഫയലുകൾ വ്യത്യസ്തമായ ഡയറക്ടറിയിലേക്ക് മാറ്റുന്നു
നേരത്തെ നമ്മൾ കണ്ട സിപി പോലെതന്നെയാണ് mvയും
പെട്ടന്ന് എംവി എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം
ടെർമിനൽ തുറന്നിട്ട് ടൈപ്പ് ചെയ്യുക എംവി ടെസ്റ്റ്1 ടെസ്റ്റ്2 എന്നിട്ട് enter അമർത്തുക
ഇത് ഹോം ഡയറക്ടറിയിൽ നേരത്തെയുള്ള ടെസ്റ്റ്1 എന്ന ഫയലിന്റെ പേര് ടെസ്റ്റ്2 എന്ന് ആക്കും
അത് അനങ്ങാതെ നേരത്തേയുള്ളതിന്റെ ടെസ്റ്റ്2 മുകളിലേക്ക് ചേർക്കപ്പെടുന്നു
ഒരു ഫയലിന്റെ മുകളിലേക്ക് ചേര്ക്കുന്നതിന് മുൻപ് മുൻകരുതലുകൾ നമുക്ക് വേണമെങ്കിൽ എംവി കമാന്റിറ്റ്ന്റെ കൂടെ i ഓപ്ഷൻ കൂടി ഉപയോഗിക്കാം
നമുക്ക് അനിർബാൻ എന്ന് പേരുള്ള മറ്റൊരു ഫയൽ ഉണ്ട്
ഇതിനെ ടെസ്റ്റ്2 എന്ന് നവീകരിക്കണമെങ്കിൽ ടൈപ്പ് ചെയ്യുക എംവി i അനിർബാൻ ടെസ്റ്റ്2 എന്നിട്ട് Enter അമർത്തുക
ഒരു മുന്നറിയിപ്പായി ചോദിക്കും test2ന് മുകളിൽ ചേർക്കണോ എന്ന് ചോദിക്കുന്നത് നിങ്ങൾക്ക് കാണാം
y പ്രസ് ചെയ്തിട്ട് എന്റർ കൊടുക്കുകയാണെങ്കിൽ ഫയൽ നേരത്തെ ഉള്ളതിന്റെ മുകളിൽ ചെർക്കപെടുന്നു
ഒന്നിൽ കൂടുതൽ ഫയലുകളിൽ നമുക്ക് സിപി പോലെ mvയും ഉപയോഗിക്കാം
പക്ഷെ ഇതിൽ ടെസ്ടിനെഷൻ ഡയറക്ടറി ആയിരിക്കണം
മുന്നോട്ട് പോകുന്നതിനു മുൻപ് നമുക്ക് സ്ക്രീൻ ക്ലിയർ ചെയ്യാം
ഹോം ഡയറക്ടറിയിൽ abcടിഎക്സ്ടി popടിഎക്സ്ടി pushടിഎക്സ്ടി എന്നീ ഫയലുകൾ ഉണ്ടെന്ന് കരുതുക
അവയുടെ സാന്നിധ്യം കാണുന്നതിനു എൽഎസ് എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക
ഇതാണ് popടിഎക്സ്ടി pushടിഎക്സ്ടി abcടിഎക്സ്ടി ഫയലുകൾ
നമുക്ക് സ്ക്രീൻ ക്ലിയർ ചെയ്യാം
നമുക്കിപ്പോൾ ഈ മൂന്നു ഫയലുകളും ടെസ്റ്റ്ഡിർ എന്ന ഡയറക്ടറിലേക്ക് മാറ്റണമെങ്കിൽ ടൈപ്പ് ചെയ്യുക എംവി abcടിഎക്സ്ടി popടിഎക്സ്ടി pushടിഎക്സ്ടി എന്നിട്ട് ദെസ്റ്റിനെഷൻ ഫോൾഡറിന്റെ പേര് അതായത് ടെസ്റ്റ്ഡിർ എന്നിട്ട് എന്റർ അമർത്തുക
അവ കാണാൻ ടൈപ്പ് ചെയ്യുക എൽഎസ് ടെസ്റ്റ്ഡിർ എന്നിട്ട് enter അമർത്തുക
നിങ്ങൾക്ക് എബിസി പോപ്പ് pushടിഎക്സ്ടി എന്നീ ഫയലുകൾ കാണാം
mvയുടെ കുറച്ചു ഓപ്ഷനുകൾ നമുക്ക് നോക്കാം
ആദ്യം സ്ലയ്ടുകളിലെക് തിരികെ പോകാം
എംവി കമ്മാണ്ടിന്റെ കൂടെ തന്നെ b അല്ലെങ്കിൽ backup ഓപ്ഷൻ ഉണ്ട്
ടെസ്ടിനെഷനിൽ ചേര്ക്കുന്നതിന് മുൻപ് ഇത് ഓരോ ഫയലുകളെയും ബാക്ക് അപ്പ് ചെയ്യുന്നു
നേരത്തെ കണ്ടത് പോലെ i ഓപ്ഷൻ ഏതൊരു ടെസ്ടിനെഷൻ ഫയലിനെയും ഓവർ റൈറ്റ് ചെയ്യുന്നതിന് മുൻപ് മുന്നറിയിപ്പ് നല്കുന്നു
അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ആർഎം കമാൻഡ്
ഇത് ഫയലുകൾ ഡിലീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു
റ്റെർമിനലിലെക് തിരികെ പോയി എൽഎസ് ടെസ്റ്റ്ഡിർ എന്ന് ടൈപ്പ് ചെയ്യുക
faqടിഎക്സ്ടി എന്ന് പേരുള്ള ഒരു ഫയൽ നമുക്ക് കാണാം
അത് ഡിലീറ്റ് ചെയ്യണമെന്നു കരുതുക
അതിനായി ആർഎം testdirfaqടിഎക്സ്ടി ടൈപ്പ് ചെയ്തിട്ട് എന്റർ അമർത്തുക
ഈ കമാൻഡ് ടെസ്റ്റ്ഡിർ ഡയറക്ടറിയിൽ നിന്നും faqടിഎക്സ്ടി ഫയൽ നീക്കം ചെയ്യുന്നു
ഫയൽ നീക്കം ചെയ്യപ്പെട്ടോ എന്നറിയാൻ എൽഎസ് ടെസ്റ്റ്ഡിർ എന്ന് ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
ഇനി നമുക്ക് faqടിഎക്സ്ടി എന്ന ഫയൽ കാണാൻ കഴിയില്ല
ഒന്നിൽ കൂടുതലുള്ള ഫയലുകള്ക്ക് നമുക്ക് ആർഎം കമാൻഡ് ഉപയോഗിക്കാം
ടെസ്റ്റ്ഡിർ ഡയറക്ടറിയിൽ എബിസി2 എബിസി1 എന്നീ രണ്ടു ഫയലുകൾ ഉണ്ട്
എബിസി1 എബിസി2 എന്നീ ഫയലുകളാണ് നമുക്ക് നീക്കേണ്ടത് എന്ന് കരുതുക
ഇതിനായി ആർഎം testdirഎബിസി1 testdirഎബിസി2 എന്ന് ടൈപ്പ് ചെയ്തിട്ട് എന്റർ അമർത്തുക
ഇത് ടെസ്റ്റ്ഡിർ ഡയറക്ടറിയിൽ നിന്ന് എബിസി1 എബിസി2 എന്നീ ഫയലുകൾ നീക്കം ചെയ്യുന്നു
അത് നീക്കം ചെയ്തോ എന്നറിയാൻ വീണ്ടും എൽഎസ് ടെസ്റ്റ്ഡിർ എന്ന് ടൈപ്പ് ചെയ്യുക
എബിസി1 എബിസി2 എന്നിവ ഇനി കാണാൻ കഴിയില്ല
മുന്നോട്ട് പോകുന്നതിനു മുൻപ് നമുക്ക് സ്ക്രീൻ ക്ലിയർ ചെയ്യാം
സ്ലയ്ടുകളിലെക് തിരികെ പോകാം
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യാൻ rmന്റെ കൂടെ ഫയലിന്റെ പേര് എഴുതും
ഒന്നിൽ കൂടുതൽ ഫയലുകൾ ഡിലീറ്റ് ചെയ്യാൻ rmന്റെ കൂടെ ഡിലീറ്റ് ചെയ്യണ്ട ഫയലുകളുടെ പേര്
ആർഎം കംമാണ്ടിലുള്ള ഓപ്ഷനുകൾ നമുക്ക് നോക്കാം
സംരക്ഷിക്കപ്പെട്ട ചില ഫയലുകൾ ആർഎം ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല
അങ്ങനെയുള്ളപ്പോൾ f ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്കത് നീക്കം ചെയ്യാം
മറ്റൊരു പൊതുവായ ഓപ്ഷൻ r ആണ്
ഈ ഓപ്ഷൻ എവിടെ പ്രയോജനപെടും എന്ന് നോക്കാം
റ്റെർമിനലിലെക് തിരികെ പോകാം
സാധാരണയായി ആർഎം കമാൻഡ് ഡയറക്ടറികൾ ഡിലീറ്റ് ചെയ്യാൻ ഉപയോഗിക്കാറില്ല അതിനുള്ളതാണ് ർമ്ദിർ കമാൻഡ്
പക്ഷെ ർമ്ദിർ കമാൻഡ് ശൂന്യമായ ഡയറക്ടറി മാത്രമേ ഡിലീറ്റ് ചെയ്യാറുള്ളൂ
നമുക്ക് ഒരുപാട് ഫയലുകളും സബ് ഡയറക്ടറികളുമുള്ള ഒരു ഡയറക്ടറി ആണ് ഡിലീറ്റ് ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം
ഇതിനായി നമുക്ക് ആർഎം കമാൻഡ് ഉപയോഗിച്ച് നോക്കാം
ആർഎം കൂടാതെ ഡിലീറ്റ് ചെയ്യണ്ട ഡയറക്ടറി അതായത് ടെസ്റ്റ്ഡിർ ടൈപ്പ് ചെയ്തിട്ട് എന്റർ അമർത്തുക
ഔട്ട്പുട്ട് മെസ്സേജിൽ നിന്നും ടെസ്റ്റ്ഡിർ നമുക്ക് ആർഎം ഡയറക്ടറി ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് കാണുവാൻ കഴിയും
പക്ഷെ rഉം fഉം ചേർത്ത് നമുക്കത് ചെയ്യാം
ആർഎം rf ടെസ്റ്റ്ഡിർ അമർത്തിയിട്ട് എന്റർ കൊടുക്കുക
ഇപ്പോൾ ടെസ്റ്റ്ഡിർ ഡയറക്ടറി വിജയകരമായി ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞു
അടുത്ത കമാൻഡ് പഠിക്കാൻ നമുക്ക് സ്ലയടുകളിലേക്ക് തിരികെ പോകാം
സിഎംപി കമാൻഡ്
ചിലപ്പോൾ ഒരേ പോലത്തെ രണ്ടു ഫയലുകൾ ഉണ്ടോ എന്ന് നോക്കേണ്ടി വരും
ഒരേ പോലെയാണെങ്കിൽ ഒരെണ്ണം ഡിലീറ്റ് ചെയ്യേണ്ടി വരും
അതുപോലെ തന്നെ ചില ഫയലുകൾ അവസാന പതിപ്പിൽ നിന്നും മാറിയിട്ടുണ്ടോ എന്നും
ഇതിനും കൂടാതെ മറ്റു ആവശ്യങ്ങൾക്കുമായി നമുക്ക് സിഎംപി കമാൻഡ് ഉപയോഗിക്കാം
ഇത് രണ്ടു ഫയലുകൾ ഓരോ ബൈറ്റുകളായി താരതമ്യം ചെയ്യുന്നു
file1ഉം file2ഉം താരതമ്യം ചെയ്യാൻ സിഎംപി ഫൈൽ1 ഫൈൽ2 എന്ന് എഴുതുക
രണ്ടു ഫയലുകളിൽ കൃത്യമായി ഒരേ ആശയമാണ് ഉള്ളതെങ്കിൽ ഒരു മെസ്സേജും വരില്ല
പ്രോംപ്റ്റ് മാത്രം കാണിക്കുന്നു
ഉള്ളടക്കത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ ആദ്യത്തെ mismatchന്റെ സ്ഥാനം ടെർമിനലിൽ പ്രിന്റ് ചെയ്യുന്നു
എങ്ങനെയാണു സിഎംപി പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം
ഹോം ഡയറക്ടറിയിൽ നമുക്ക് സാമ്പിൾ 1 സാമ്പിൾ 2 എന്നീ രണ്ടു ഫയലുകൾ ഉണ്ട്
അതിൽ എന്താണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം
കാട്ട് സാംപെ1 എന്ന് ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
തിസ് ഐഎസ് a ലിനക്സ് ഫൈൽ ടോ ടെസ്റ്റ് തെ സിഎംപി കമാൻഡ് എന്നാണ്
സാമ്പിൾ 2ലും വാചകമുണ്ട് അതുകാണാൻ കാട്ട് സാംപിൾ2 എന്ന് ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
അത് ഈ വാചകം തുടരും തിസ് ഐഎസ് a യുണിക്സ് ഫൈൽ ടോ ടെസ്റ്റ് തെ സിഎംപി കമാൻഡ്
ഈ രണ്ടു ഫയലുകളിൽ നമ്മൾ സിഎംപി കമാൻഡ് കൊടുക്കും
അതിനായി ടൈപ്പ് ചെയ്യുക സിഎംപി സാംപിൾ1 സാംപിൾ2 എന്നിട്ട് എന്റർ
sample1ഉം sample2ഉം തമ്മിലുള്ള ആദ്യ വ്യത്യാസം ചൂണ്ടിക്കാണിക്കുന്നു
മുന്നോട്ട് പോകുന്നതിനു മുൻപ് നമുക്ക് സ്ക്രീൻ ക്ലിയർ ചെയ്യാം
അടുത്തതായി കാണാൻ പോകുന്നത് ഡബ്ല്യൂസി കമാൻഡ് ആണ്
ഇത് ഒരു ഫയലിലുള്ള ക്യാരക്ടർസ് വേർഡ്സ് ലൈൻസ് എന്നിവ എണ്ണുന്നതിന് ഉപയോഗിക്കുന്നു
നമ്മുടെ ഹോം ഡയറക്ടറിയിൽ സാംപിൾ3 എന്നൊരു ഫയലുണ്ട്
ഇതിലെ ഉള്ളടക്കം കാണാൻ നമ്മൾ കാട്ട് സാംപിൾ3 എന്ന് ടൈപ്പ് ചെയ്തു എന്റർ കൊടുക്കുക
ഇതാണ് sample3ലെ ഉള്ളടക്കം
ഡബ്ല്യൂസി കമാൻഡ് ഈ ഫയലിൽ ഉപയോഗിക്കാം
അതിനായി ടൈപ്പ് ചെയ്യുക ഡബ്ല്യൂസി സാംപിൾ3 എന്നിട്ട് എന്റർ
ഫയലിന് 6 linesഉം 67 wordsഉം 385 charactersഉം ഉള്ളതായി കമാൻഡ് കാണിക്കുന്നു
ഇവയൊക്കെയാണ് ഫയലുകളിൽ ഉപയോഗിക്കാവുന്ന ചില കംമാണ്ടുകൾ
ഇനി ഒരുപാട് കംമാണ്ടുകൾ ഉണ്ട്
കൂടാതെ നമ്മൾ കണ്ട ഓരോ കംമാണ്ടുകൾക്കും ഒരുപാട് ഓപ്ഷനുകളും ഉണ്ട്
മാൻ കമാൻഡ് ഉപയോഗിച്ച് അവയൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്
ഇതോടെ റ്റ്റുറ്റൊരിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
സ്പൊകെൻ റ്റുറ്റൊരിയൽ പ്രൊജക്റ്റ് ടോക്ക് ട്ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്
ഇതിനെ പിന്താങ്ങുന്നത് നേഷണൽ മിഷൻ ഓൺ എഡ്യൂകേഷൻ ത്രോഗ് ഐസിടി മെഹർദ് ഗവർണ്മെന്റ് ഓഫ് ഇന്ത്യ
ഇതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്
ഈ റ്റുറ്റൊരിയൽ സമാഹരിച്ചത് ദേവി സേനൻ ഐറ്റ് ബോംബേ നന്ദി